ആഹ് ഫൈൻ ചെറുതായിട്ട് എന്തെങ്കിലും അടച്ച മതി എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ solve ആക്കി

പിന്നെ മറ്റേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പരാതി കൊടുക്കാനാണെന്നു പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഒരു കേസ് കൊടുക്കാനാണെന്നു പറഞ്ഞപ്പോൾ ഓർ പറഞ്ഞു

അപ്പൊ ഓർ തന്നെ പറഞ്ഞു മനസിലാക്കി തന്നു കേസ് അല്ല പരാതി കൊടുക്കാനാണ് കൊടുക്കാനാണ് petition എന്തെങ്കിലും പറഞ്ഞാൽ മതി

ജോലി ഇപ്പൊ കിട്ടിയിട്ടില്ല ഓൻ ഇതുപോലെ തന്നെ അങ്ങനെയല്ലേ exam ആഹ് exam എഴുതി കഴിഞ്ഞതാണ് ആഹ് PSC തന്നെയാണ് ഇപ്പൊ നോക്കുന്നത് തന്നെ ഏതേലും apply ഒക്കെ ചെയ്തിരുന്നോ? ഞാൻ മറ്റേ ഈ വർഷമാണ് എഴുതിയിരിക്കുന്നത് PSC എഴുതാൻ കൊടുക്കണം ആഹ് ഞാൻ profilecreate ചെയ്തു പക്ഷെ exam കഴിയുമ്പോ ഇങ്ങനെ apply ചെയ്യും പിന്നെ ഞമ്മള് exam ആവാൻ വേണ്ടീട്ട് ഒരു conformation കൊടുക്കണം. ഞാൻ അത് കൊടുക്കാറില്ല ഞാനിപ്പോ കുറച്ചു മാസം മുൻപേ ഒരു university assistant ഒരു പോസ്റ്റിക്ക് apply ചെയ്തു

പിന്നെ ഞാൻ ആ കാര്യം മറന്നിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെ മിനിനാന്ന് ഒരു രണ്ടു മൂന്ന് ദിവസം മുൻപേ അതിന്റെ exam ഉണ്ടായി അപ്പോളാണ് ഓർമവന്നത് ആ exam ഉണ്ട് എന്ന്

exam ആഹ് PSC യിൽ കിട്ടിയ രക്ഷപെട്ടല്ലോ ഗവണ്മെന്റ് ജോലി അല്ലെ അതെ അതെ നിനക്ക് പിന്നെ അങ്ങനെ PSC ഒക്കെ നോക്കിക്കൂടെ ഞാനിപ്പോ എനിക്ക് അങ്ങനെ നോക്കണമെന്നുണ്ട് ഒരു ഗവണ്മെന്റ് ജോലി രണ്ടുംകൂടിയായാൽ

ഹ്യൂമാനിറ്റീസിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയാ വരുന്നത് ഒന്ന് പറയോ?

ഏതൊക്കെ subject എടുത്തുകഴിഞ്ഞാൽ ഹിസ്റ്ററി ഉണ്ടാവും പിന്നെ അറബി അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുറച്ചു വിഷയങ്ങൾ ഒക്കെയുണ്ട്.

ആഹ് politics അല്ലെ കാര്യമായിട്ടുള്ള വിഷയം അതിൽ politics ഉണ്ടായിരുന്നല്ലേ രാഷ്ട്രീയ അങ്ങനെയൊക്കെയായിട്ട്

ആഹ് okay പിന്നെ നിങ്ങൾക്ക് വേറെന്തൂട്ടാ ആഗ്രഹം?

നിങ്ങൾക്ക് ഇപ്പൊ ആർമി കാരനാകാനല്ലേ interest ആഹ് ആർമി കാരനാകാൻ

ആഹ് അതെന്താ ആർമിനോട് ഇത്ര താല്പര്യം ഇല്ലേ

ഞാൻ കുറച്ചു കാലം work നു പോയി ഒരു ഹോട്ടലിൽ അപ്പൊ അവിടെ daily ചായ കുടിക്കാൻ വരുന്ന ഒരുയാളുണ്ട് ഒരു ആർമിക്കാരൻ

അങ്ങനെ ആര്മികാരനാകാൻ interest

exam പറ്റിയിട്ട് നിനക്ക് അറിയോ?

ആഹ് അങ്ങനെ ഒരുപാട് training ന്റെ മറ്റേ ആ സമയത്തു മറ്റേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നു പറയണ കേട്ടിരിക്കുന്നു ഭയങ്കര റിസ്ക് ആണ്

പോയവരൊക്കെ പറയണ കേട്ടിരിക്കുന്നു റിസ്ക് ഉണ്ടാവും ആഹ് കുറെ പ്രാക്ടീസ് ഒക്കെ വേണ്ടിവരുമല്ലേ?

ആഹ് ആഹ്

ഈ forest ഇൽ വർക്ക് ചെയൂലെ forest കാറൊക്കെ മാതിരി ആഹ് forest watcher ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമാണ്?

ഓർ ഇങ്ങനെ

അതിന്റെ ഒക്കെ ഒരു exam എഴുതിയിട്ട് friends നിക്കുന്നുണ്ട് ഇപ്പോൾ ഓൻ ഇപ്പൊ physical ഒക്കെ നോക്കാൻ നിക്കുകയാണ്. മിനിനാന്ന് ഇന്നലെ മിനിനാന്ന് exam എഴുതിട്ടുള്ളു അപ്പൊ അതിന്റെ റിസൾട്ട് വന്നാൽ physical കൂടി കിട്ടിയ അവനിക്ക് ജോലിക്ക് കയറാം. ആഹ് അതെ നമുക്ക് എന്തായാലും നമ്മളുടെ കേരള ഗോവെർന്മേന്റിനെ കാലും ഒന്നും കൂടി മറ്റേ range കൂടുക കേന്ദ്ര ഗോവെർന്മെന്റിന്റെ അല്ലെ state government ആണ് central government ആയതുകൊണ്ട്

salary പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എവിടെ പോകുകയാണെങ്കിലും മറ്റേ ആർമിയുടെ കാർഡും കാര്യങ്ങളും ഒക്കെ മതിയില്ലേ? മതി മതി മതി കാരണം ഞമ്മക്കൊക്കെ ഒരു power ആയല്ലോ അതെ അതെ അപ്പോൾ അങ്ങനൊക്കെ ഒരു exam വന്നാൽ നിങ്ങളൊന്നു നോക്കിക്കോളൂ

ആഹ് അങ്ങനെയെന്തെങ്കിലും ആഹ് നിങ്ങൾ ഇപ്പൊ ഇനിയിപ്പോ plus two complete ആക്കണം അല്ല? ഉം plus two ആറു മാസത്തെ course എടുത്ത് എഴുതിയ മതി ആഹ് മറ്റേ എന്റെയൊരു ഒരു ഫ്രണ്ട് ആറു മാസത്തെ course ചെയ്യുന്നുണ്ട് ഞമ്മുടെ മണ്ണാർക്കാട്

അല്ലെങ്കിൽ ആറു മാസത്തെ course ചെയ്യുമ്പോൾ ഞമ്മുക്ക് plus two കഴിയുമ്പോൾ ഞമ്മളിപ്പോ സാധാ പഠിക്കുന്ന plus two ന്റെ ഒരു ഇത് തന്നെ ഉണ്ടാവോ ആ certificate ഇൻ

എന്താന്ന് clear ആയിട്ട് അറിയൂല രണ്ടാം പ്രാവിശ്യം എഴുതുമ്പോൾ certificate ഇൽ എന്തൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ ആഹ് ആറു മാസം കൊണ്ട് എഴുതാമല്ലേ ഓരോ ആറു മാസം കൊണ്ട് കൃത്യാമായിട്ട് complete ആക്കുവാൻ ഉം ആറു മാസം കൊണ്ട് complete ആക്കാം ആണല്ലേ അങ്ങനെ ഡിഗ്രി ചെയ്തൂടെ നമ്മുക്ക് വേണമെങ്കിൽ ആറു മാസം കൊണ്ട് ഡിഗ്രിയുണ്ടാവില്ലേ? ഡിഗ്രി ചെയാം തോന്നുന്നു അതിനെ കുറിച്ച് വലിയ വിവരം ഇല്ല ആഹ് അല്ല എന്നാലും നിനക്ക് മറ്റേ ഇങ്ങനെ plus one എന്തായാലും complete ആക്കീലെ ഒരു കൊല്ലം കൂടി ക്ലാസ്സിൽ പോയിട്ട് അങ്ങനെ ഇപ്പൊ ഒരു കൊല്ലത്തിനായിട്ട് ഇപ്പൊ എവിടെയും മറ്റേ

ഇല്ല അങ്ങനെ പറ്റൂല ഇനി രണ്ടു കൊല്ലമായിട്ട് പഠിക്കേണ്ടി വരും. ഓഹ് അപ്പൊ പിന്നെ രണ്ടു കൊല്ലം കൂടി plus one പഠിച്ചത് പോവും അല്ല?

plus one പഠിച്ച മാർക്ക് ഒക്കെ പോകുമല്ലേ? ആഹ് മാർക്ക് പോവും പിന്നെ repeat എഴുതാ ആറു മാസത്തെ

നമസ്കാരം ഞാനും ഫാത്തിമയും ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ജോലികളെ പറ്റിയാണ് താങ്കള്‍ക്ക് ജോലികളെ പറ്റി എന്താ പറയാ താങ്കൾക്ക് വീട്ടിലിരിക്കുന്ന ജോലി ചെയ്യണോന്നാണോ അല്ലെങ്കിൽ പോയി ഏർ company പോയി ജോലിയെയുന്നാണോ താങ്കൾക്ക് ഇഷ്ട്ടം ആഹ് അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കൊറോണ സമയത്ത് തന്നെ കൊറേ ആൾക്കാർ വീട്ടിലിരുന്ന് കൊണ്ട് ഏർ ജോലി ചെയ്യുന്നത് നമുക്ക് അറിയാന്നുള്ള കാര്യാണ് അപ്പൊ തന്നെ നമക്ക് കൊറേ നേരം ഇങ്ങനെ നമ്മടെ ഏർ എന്താണ് ഏർ കൂട്ടുകാരിൽ നിന്നും അതെ പോലെ തന്നെ company ലെ ഉം നിൽക്കുമ്പോൾ ഉണ്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ഏർ എന്താണ് പ്രകൃതം നിന്നും നമ്മള് മാറി നിക്കയാണ് എന്ന് വെച്ചാ നമ്മൾ ഒറ്റക്ക് നിന്ന് നമ്മള് വീട്ടി ഇരുന്ന് തന്നെ ജോലി ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷായിട്ട് അങ്ങനെ നിക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏർ എന്താണ് ഈ ഒരു ഏർ അഹ് ഒറ്റപ്പെടലും അതായത് എന്നും നമ്മള് ഇരിക്കുന്ന സ്ഥലം തന്നെ കണ്ട് നമുക്ക് ആ ഒരു ഉം എന്താണ് ഒറ്റപ്പെടൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടും അത് നമ്മുടെ ജോലിയിൽ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പൊറത്ത് പോയി എന്താണ് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മടപ്പം എന്താണ് കൂട്ടുകാരായിട്ടും നമ്മടെ company ൽ ഉള്ള വരുന്ന ആൾക്കാരു ആയിട്ടും direct ആയിട്ട് നമുക്ക് സംസാരിക്കാനും അഹ് അതായത് video വഴി അല്ലാതെ video and audio അതായത് meet വഴിയോ അഥവാ zoom വഴിയോ അങ്ങനെ ഒന്നു അല്ലാതെ നമ്മള് നേരിട്ട് ചെന്ന് സംസാരിക്കുന്നതും വീട്ടി ഇരുന്ന് സംസാരിക്കുന്നതു തമ്മില് ഏർ ഉം ഒട്ടനവധില് എന്താണ് വ്യത്യാസമുണ്ട് അങ്ങനെല്ലേ

കാരണം ജോലി സ്ഥലത്തിരുന്ന് നമുക്ക് നമുക്കൾക്കാരോട് ഇടപഴകയും അവരെങ്ങനാണ് ജോലി ചെയ്യണെ എന്നൊക്കെ നമക്ക് മനസ്സിലാകാനും ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മക്ക് ആൾക്കാരായിട്ട് ഓരോ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും പറ്റും ആ ബന്ധങ്ങൾ സൃഷ്ടിച്ചോണ്ട് തന്നെ നമുക്കെന്തെങ്കി ആവശ്യം വന്നാൽ നമുക്ക് അവരെ വിളിക്കെയു എന്തേലു ഒക്കെ ചെയ്യാൻ പറ്റും പഷെ നമ്മളീ online വഴിയാവുമ്പോൾ നമുക്കേറ്റവും നമുക്കേറ്റവും കൂടുതൽ നമുക്കാ വീട്ടുകാര് മാത്രമായിരിക്കും എന്നാലോ നമ്മളങ്ങന ജോലിക്ക് വേണ്ടി അത്രയും നമ്മ ജോലിക്കാ പറയാൻ നേരം ആൾകാരു ആയിട്ട് മിണ്ടാനു അങ്ങനൊരു ഒരു ബന്ധം പുലര്‍ത്താനൊക്കെ നമ്മക്ക് വെല്ല ആഗ്രഹോന്നുണ്ടാവാൻ സാധ്യത കുറവാന്ന് അതാത് മാ അഹ് നമ്മൾ വീട്ടി ഇരിക്കുമ്പോഴ്തെക്കായാലു നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് എന്താണ് ഒരു വേർ ഏർ ആഹ് അതിനകത്തു ചെയുന്ന് നമ്മുടെ ജോലിയിൽ തന്നെ ഏർ എന്താണ് ഏർ ഉം അഹ് ഉം ആലോചിച്ചിരിക്കുന്നതിന് പകരം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നമ്മടെ മനസ്സ് മാറിപ്പോന്നതായിട്ടും എനിക്ക് തോന്നീട്ടുണ്ട് നേരെമറിച്ച് ഓ അഹ് ഉം എന്താണ് ജോലിസ്ഥലത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നമക്ക് അവിടെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുകയും അതെല്ലെങ്കിൽ നമ്മക്ക് ആ ഒരു ഏർ എന്താണ് നമക്ക് ജോലി ചെയ്ത ഇന്ന ദിവസത്തിന്റെ ആഹ് ഉം അവസാനാവുമ്പോഴത്തേക്ക് ഇത്രയും ജോലി കം ഏർ ഉം കം full തീർക്കണം എന്നൊരു concept നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ എന്തിര്ന്നാൽ വീട്ടി ഇരിക്കുമ്പോളാ ആ ഇനിയു ഇനിയും സമയമുണ്ടല്ലോ

ശരിയാണ് അപ്പൊ പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മടെ company ക്ക് വേണ്ടി നമ്മ ശരിക്കു നമ്മടെ ജീവിതം കഴിഞ്ഞ company ക്ക് നമ്മോട് വിലയിണ്ടാവ എന്ന് പറയാൻ നേരം company ക്ക്

എല്ലാ കഴിവും കൊടുത്ത് നമ്മൾ അത്രം കഷ്ട്ടപെട്ട് എടുത്ത ജോലി കളയണെ കുറിച്ച് താങ്കൾക്ക് അഭിപ്രായെന്താ നമ്മളത്ര കഷ്ടപ്പെട്ട് ജോലിയെടു നമ്മള് കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന് പറയുമ്പോ നമ്മുക്കത്രയും ഏർ കഷ്ടപ്പെട്ട് നമ്മളത്രയും ഏർ എന്താണ് നമ്മുടെ ഏർ സമയം ചിലവഴിച്ചു നമ്മൾ ജോലി ചെയ്യുമ്പൾത്തേക്ക് നമ്മുക്ക് അതിനനുസരിച്ചുള്ള അവര് അവരുടെ പുരോഗതി മാത്രമേ നോക്കുള്ളു ഏർ ഒരു മാസം അവസാനവുമ്പഴത്തേക്ക് ഇത്രയും target achie ഏർ നമുക്ക് ക എന്താണ് ഉം കൈവരിക്കാൻ പറ്റിയൊ എന്നുള്ളതേ നമുക്ക് നോ അവര് നോക്കാറുള്ളു അത് അതെ നമ്മക്ക് നമ്മുടെ ഒരു ഏർ ഇതിലെന്ന് പറഞ്ഞ് കഴിഞ്ഞ

ഏർ സാധിക്കുന്നില്ല നമ്മൾ നമ്മടെ ഓ ഏർ എന്താണ് നമ്മടെ ഏർ സമയം നമ്മടെ ഏർ എന്താണ് ബാക്കിയുള്ളവരിൽ നിന്നും വേർപെട്ട ഓ നമ്മുടെ ജോലി സ്ഥലത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ ഉം ഉം ജോലി ചെയ്യുമ്പൾത്തേക്ക് അവര് അതിനെ അതിന്റെ പിന്നിലുള്ള ആ ഒരു ഏർ കഷ്ടതയും ബാക്കിയുള്ള കാര്യങ്ങളും അവര് കാണാതെ പോവുകയാണ് അപ്പൊ അവർക്ക് അതിന്റെ അതിന് പുറമെ അവർക്ക് എന്ത് വേണം അവർക്ക് അഹ് ഉം എന്താ അവരുടെ company ക്ക് ഏർ എന്തെങ്കിലും ഇതിന് ഈ ഇവര് ചെയ്യുന്നതിന് ഏർ എന്തോ ആണ് ഏർ അഹ് ഉം വല്ല കാര്യമുണ്ടോ എന്ന് നോക്കുമ്പോഴ്തേക് അവർ അവസാനം നമുക്കൊരുപയോഗില്ലാന്ന് തോന്നി കഴിഞ്ഞാ അവര് നമ്മളെ എന്താണ് ആ ജോലിയിൽ നിന്നും പിരിച്ച് വിടുകയാണ് ചെയ് കണ്ടിട്ടുള്ളത്

ശരിയാണ് കാരണം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് company യെയും കുറ്റം പറയാൻ പറ്റില്ല company ക്ക് ഓരോ സമയത്ത് അവർക്ക് പൈസ അനുസരിച്ചല്ലേ അവർക്ക് ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അവർക്ക് പൈ സമയത്ത അവർ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുക്കുകയും പൈസ ഇല്ലാത്ത സമയത്ത് ആൾക്കാരെ കളയും ചെയ്യണം പക്ഷേ

ഇതിൽ വന്ന ഒരു company ക്കാരും ഒരിക്കലും നോക്കണത് ഒരു smart work ഓ അങ്ങനെ ഏറ്റവും ചെറിയ സമയത്ത് പോയി ചെയ്യാൻ പറ്റുന്നവരെയായിരിക്കും നമ്മളെത്ര കഷ്ടപ്പെട്ടാണ് എങ്ങനെയാണ് അങ്ങനെ ചെയ്യന്ന്

ഗുണം കിട്ടുന്നെ company ക്ക് മാത്രായിരിക്കും നമുക്ക് ഒരു ഗുണോ ഉണ്ടാവില്ല കാരണം നമ്മക്ക് വീട്ടിപ്പോയ എന്തേലു ഒക്കെ ചെയ്യാൻ തോന്നു പക്ഷേ ഇപ്പോഴത്തെ ഉള്ള company ന്ന് പറയന്നേരം നമ്മ വെറുതെ ആൾക്കാരിക്ക് service കളില് നിക്കുണു പക്ഷെ ശരിക്കു ഉള്ള company ന്ന് പറഞ്ഞ നമ്മ എന്തെലും product അങ്ങനത്തെ എന്തേലു സാധനം ഒക്കെ നമുക്ക് ഉണ്ടാക്കയാണെങ്കിൽ നമുക്കൊര് ഉണ്ടാക്കായിരുന്നു നമുക്ക് അതിന്റെ അകത്തൊരു part ആയിട്ടെന്നെ തോന്നും പക്ഷേ നമ്മളിപ്പോ company ന്ന് പറയാൻ നേരം അവര് ചെറിയ ചെറിയ task കൾ നമ്മക്ക് തരും നമ്മളത് പൂർത്തിയാക്കും നമുക്കൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല ഓരോമാസ അവസാനം നമ്മുടെ കയ്യിൽ പൈസയും തരുന്നു നമുക്ക് അങ്ങനെ അങ്ങ് ജീവിച്ച് പോവുന്നു താങ്കൾക്ക് അങ്ങത്തെ ജീവിതത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളെ ഇങ്ങനെ നമ്മുടെ ഒന്നും ചെയ്യാതെ വെറുതെ പൈസക്ക് വേണ്ടി മാത്രം ജോലിക്ക് പോണേനെ കുറിച്ച് എന്താ പറയാനുള്ളത്

നമുക്കെന്താണ് അഹ് ഇന്നൊരു ദിവസം ജോലി ചെയ്തിട്ട് അഹ് ഇന്ന് വൈകിട്ടത്തേക്ക്‌ പോകാം പിന്നെ അങ്ങനെ ഒരു മ ഏർ മനഗതിയോട് കൂടി നമ്മളെന്താണ് ഏർ ജോലി ചെയ്യുമ്പഴത്തേക്ക് അതിനൊരു ഏർ ഫലം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല നേരെ മറിച്ച് നമുക്കിഷ്ട്ടപെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ എന്താണ് ആഹ് ആഹ് ജോലി ചെയ്യാൻ കഴിയും ഇനിയും അതിനകത്ത് നമുക്ക് ഏർ ഏർ കുറച്ചൂടെ കാര്യങ്ങൾ invest എയ്യാൻ കഴിയും എന്ന് നമുക്ക് തോന്നുമ്പോ

നേരെ മറിച്ച് നമുക്ക് ഇഷ്ട്ടപ്പെടുന്നെ ആണ് ചെയ്യുന്നേന്ന് ഉണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ ജോലി ആയാ പോലും കുറഞ്ഞ ജോലി ആയാ പോലും നമുക്ക് കുറഞ്ഞ ശമ്പളം ആയാ പോലും ഏർ നമുക്കത്തിനകത്തൊരു സംതൃപ്തി നേടാൻ കഴിയുന്നുണ്ട് കുറഞ്ഞ പൈസ ആയാലും കുഴപ്പഇല്ല എ എന്താണ് നമുക്ക് ഏർ ഒരു ഏർ ഇഷ്ട്ടപെടുന്ന ജോലിയായിരിക്കണം അതിന് പകരം ഏർ ഇഷ്ട്ടപ്പെടാത്ത ജോലി അതിൽ കൂടുതൽ സം ശമ്പളം ഉണ്ടെന്ന് കരുതിക്കഴിഞ്ഞ നമ്മുടെ മനസ്സിനൊരിക്കലും ആ ഒരു സമാധാനം ആ ജോലി ചെയ്യുന്നിടത്ത് ഉള്ള സമാധാനം നമുക്ക് തെറ്റ് വരാം അതിന് പകരം നമുക്കൊരു എന്താണ് ഉം വല്ല എന്തേലും പ്രശ്നങ്ങളിലേർപ്പെടാം പിന്നെ അതിൽ നിന്ന് ഏർ ഏർ എന്താണ് ഉം ഊരാൻ വേണ്ടീട്ടൊക്കെ പാടായിരിക്കും അപ്പം അതിന്ന് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് നോക്കേണ്ടതായി വരുന്നുണ്ട് അങ്ങനെയല്ലേ ശരിയാണ് അപ്പൊ താങ്കൾ പറഞ്ഞ പോലെന്നെ ഓരോ കാര്യങ്ങൾ നോക്കേം അങ്ങനെയൊരു ഒരു കാര്യത്തിന്ന് പറയണ നമുക്ക് ജോലിയാണെ നമുക്കൊരു ഒരു ഗുണുണ്ട് നമുക്ക് രാവിലെ എണീക്കാൻ നേരം തന്നെ നമ്മക്ക് ആ ഇഷ്ട്ടപെട്ട ജോലിയല്ലേ ഇത്രൊ ഇഷ്ടപ്പെട്ട് ജോലിക്ക് പോവാന്നായിരിക്കും അല്ലാതെ നമ്മ ഒരു കഷ്ടപ്പെട്ട് പോണേ നമ്മ ഇഷ്ട്ടില്ലാതെ ജോലിക്ക് പോണേൽ നമ്മ രാവിലെ എണീക്കാരം തന്നെ നമുക്കൊരു ജീവിതം മടുത്ത ഒരു മാതിരി അവസ്ഥയായിരിക്കും അപ്പൊ ഇനി ക്കാണെന്ന് പറയും നേരം താങ്കൾക്ക് ഒരു രണ്ടിത് ഇണ്ട് വിചാരിച്ചോ ഒരെണ്ണം എന്ന് പറയന്നേരം താങ്കൾക്ക് ഇഷ്ട്ടപ്പെട്ട ജോലി ചെയ്യാം പക്ഷേ ഏർ salary ന്ന് പറയാനേരം വളരെ കുറവാണ് എന്ന് പറയാം നേരം രാവിലെയും food മാത്രം കഴിച്ചോണ്ട് പോവാൻ പറ്റും പക്ഷെ ഒന്ന് വേറെ ഒന്നും നിങ്ങക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനേരം ഒരു വിനോദത്തിലും ഏർപ്പെടാൻ പറ്റൂല്ല ഒന്നും ചെയ്യാൻ പറ്റൂല്ല എന്നല് പക്ഷേ നല്ല വൈ നല്ല ജോലിയാണ് പക്ഷേ salary ഒന്നുല്ല പക്ഷേ രണ്ടാമത്തെന്ന് പറയാനേരം നിങ്ങക്ക് ജോലി കുറവാണ് അഹ് നിങ്ങക്ക് ഇഷ്ട്ടില്ലാത്ത കാര്യാണ് പക്ഷെ നല്ല salary എന്ന് പറയാ നേരം ഒരു ഒരു കോടിയൊക്കെ ഒരു വർഷം കിട്ടുന്ന് വിചാരിക്ക് താങ്കൾ ആ ജോലി ആണെന്ന് പറയാനേരം ആ ഒരു കോടിയോണ്ട് നിങ്ങക്ക് എന്ത് വേണ്ടിയും ചെയ്യാ നിങ്ങടെ കുടുംബത്തിന് എന്ത് വേണേലു ചെയ്യാ താങ്കള് ഏത് ജോലിയായിരിക്കും നോക്കണത് ഞാൻ ഓ അത്രയും കാശുള്ള ജോലി ഞാൻ ആഹ് കളയുമ്പൾത്തേക്കും എനിക്ക് മറ്റേ ജോലി ഞാൻ തിരഞ്ഞെടുക്കുമ്പോഴും എനിക്കൊരു അഹ് എന്ന് വെച്ച് കഴിഞ്ഞ കൊറഞ്ഞ പൈസ ഉള്ള ജോലി തിരഞ്ഞെടുക്കുമ്പോഴും എനിക്ക് അതില് സമാധാനുണ്ട് പൈസയേക്കാളും കൂടുതൽ ഏർ പ്രാധാന്യം വരുന്നത് ആ ഒരു സമാധാനോം അതെ പോലെത്തന്നെ ആ ഒരു സന്തോഷു ആണ് നമ്മുടെ വീട്ടില് ഇപ്പം അ അങ്ങനെ ജോലി ചെയ് ഇഷ്ടല്ലാത്ത ജോലി ചെയ്ത് കൊറേ കാശുണ്ടാക്കി എന്നിട്ട് അതിനകത്ത് തന്നെ വല്ല കാര്യങ്ങളും കാരണം നമ്മളെന്തെങ്കിലും തെറ്റിൽ വന്ന് ഏർ വീണ് കഴി തെറ്റിൽ ചെന്ന് ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ നമുക്കതിന്നു ഏർ രക്ഷപ്പെടാൻ തന്നെ വീണ്ടുകൽ കൂ വീണ്ടും കൂടുതൽ money നമുക്കതിനാത്തോട്ട് ഏർ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടി വരും

ഏതെങ്കിലു ഇപ്പൊ തന്നെ ഏർ പല ഏർ government jobs ൽ ആയാൽ പോലും ഏർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏർ എന്താണ് service exams ഉണ്ട്

നമ്മക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മക്ക് ആഹ് അത് കൊണ്ട് തന്നെ ആഹ് ഒരു ആഹ് എന്താണ് വഴിയില്ലെന്നല്ല മറ്റേതിൽ ചെയ്ത് കഴിഞ്ഞാ അതിലോട്ട് നമ്മള് ഇപ്പോഴും അതിനകത്ത് ആയിപ്പോകും ആ പൈസ എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരും എന്ന് വെച്ച് പൈസ ഏർ ഉം ഉം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അധികം ഏർ എന്താണ് ഏർ ഒരു പ്രധാന ഘടകം തന്നെയാണ് മ പൈസ എന്ന് പറയുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക്

ഏറ്റവും കൂടുതൽ ഏർ എന്താണ് ഏർ money ക്ക് മുകളിൽ നമ്മുടെ ഏർ സന്തോഷം ആയിരിക്കണം വരേണ്ടത് അതില് കൂടുതൽ വേറൊന്നു ഇല്ലെന്നാണ് എന്റെ ഒരു ഏർ ചിന്താഗതി അനുസരിച്ച് വരുന്നത് താങ്കളുടെ ചിന്താഗതി എങ്ങനെയാണ് അതിനെ പറ്റി

ഏർ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവർക്കൊക്കെ നോക്കണെങ്കി നിങ്ങക്ക് ഈ ജോലി എടുക്കണ്ട ഒരു കോടി ശമ്പലുള്ള ജോലിയെ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങക്ക് ഇഷ്ട്ടപ്പെട്ട ജോലിയെടുത്താ നിങ്ങക്ക് ഇപ്പൊ പൈസ കിട്ടില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോടിനെക്കാളും കൂടുതൽ കിട്ടും പക്ഷെ നിങ്ങക്ക് അത്യാവശ്യമായിട്ട് ഒരു കോടിന്റുള്ള ജോലിയാണ് നിങ്ങളപ്പോ ഏത് ജോലിയായിരിക്കും എടുക്ണെ

ഏർ ഏർ ഇത് എട് എടുത്തേക്കാം കാരണം അത്രയ്ക്കും അത്രയ്ക്കും ഊരാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിഷ്ട്ടുള്ള ജോലി തന്നെ ഞാൻ എടുക്കുള്ളു പിന്നെ അങ്ങനെയല്ല ഇതിപ്പൊ ഇത്രേം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടല്ലാത്ത ജോലി എടുത്ത് അതിനെ ഉം എന്താണ് അതിനെ പറ്റി കൂടുതൽ അറിഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ഏർ ജീവിക്കാൻ പറ്റാവുന്നുള്ള മാർഗം അത് തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ എന്റെ ഏർ എന്താണ് കുടുംബത്തിന് വേണ്ടീട്ട് ഞാൻ അങ്ങനെ ഉറപ്പായിട്ടു ചെയ്യും പക്ഷെ സത്യത്തി നിങ്ങക്ക് നിങ്ങൾക്ക് ഇത്രോം പൈസ തന്നാ നിങ്ങക്ക് ബാക്കിയുള്ള എല്ലാ വിനോദത്തിലും ഏർപ്പെടേം ചെയ്യാ നിങ്ങക്ക് ഇത്തിരി പണിയെടുത്ത ഇത്രോ പൈസേം കിട്ടും അപ്പൊ സത്യത്തി നമ്മൊ ആരോട് ചോയ്ച്ചാലും ആ ജോലിയല്ലെ എടുക്കുള്ളു എന്ന് പറയന്നേരം നമ്മ ഈ കഷ്ടപ്പെട്ട് ജോലിയാണേൽ ജോലിയെടുക്കാൻ നമ്മുക്കിഷ്ട്ടുള്ള ജോലിയാണ് പക്ഷേ ഒരു വിനോദത്തിൽ ഏർപ്പെടാൻ പറ്റില്ല ജോലിയന്നിൻ നമുക്ക് ഏർപ്പെടാം പക്ഷേ ഒരു കൂടിയുള്ള സാ ഞങ്ങൾക്ക് എന്ത് വിനോദത്തിലും എന്ത് കാര്യത്തിലും ചെയ്യാം അപ്പാ

അതെ അങ്ങനെ അങ്ങനെ നോക്ക് ആണെങ്കിൽ ജയന്തി ഒരുദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരീടെ ഏർ സാദ് ഏർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാ രാ ആ ഒരു ഏർ uncle ഏർ എന്താണ് ഏർ UST ൽ work എയ്യാണ് ജോലി ചെയ്യുകയാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയും ഏർ കുടുംബത്തോട് അതായത് അവളോട് spend എയ്യുന്ന time എന്ന് പറയുന്നത് വളരെ അധികം കുറവാണ് എപ്പോഴും conference meetings and അങ്ങനെ ഉം ഒരു associate director ആണ് അപ്പം അതിന്റെതായ ചുമതലകൾ അദ്ദേഹത്തിന്റെ അഹ് മുകളിലുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഇത്രയും അഹ് ആ ഒരു ഏർ എന്താണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു tension അങ്ങൻത്തെ കൊറേ മാനസിക പ്രശ്നങ്ങൾ

ആ ഒരു ഏർ എന്താണ് ഒരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുഅ കാരണം നമുക്ക് നമ്മുടെ തന്നെ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി നമുക്കത് ചിലപ്പം മാറ്റിയേക്കാം അതിൽ നിന്നും ഒരിക്കലും പൊറത്ത് വരാൻ പറ്റത്തില്ല

അവരെ സന്തോഷവുമാണ് അവർക്കങ്ങനെ ലാപകരവുമില്ല പിള്ളേർക്കെല്ലാർക്കവരെ മനസ്സിലാവുന്നുണ്ട് അച്ഛൻ പോവുന്നത് അവരുടെ കുടുംബകാര്യം നോക്കാൻ അവരുടെ രാജ്യത്തിൻറേം അവരുടെ സുരക്ഷക്കും വേണ്ടിയാണ് പോവുന്നത് പക്ഷെ നിങ്ങളീ പറഞ്ഞ പോലെന്നെ ഈ associate director പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാ അതാ അവർടെ കുടുംബത്തിന് വേണ്ടി ക്ഷെ നമ്മളപ്പോൾന്ന് പറയാൻ നേരം അയാൾ ആ പണിയെടുക്കുന്നെ അവരെ കുടുംബത്തിന് വേണ്ടിയാ പക്ഷെ കുടുംബക്കാര് മനസ്സിലാക്കുന്നില്ല അയാൾക്ക് വീട്ടുകാരെ ഒപ്പം ഇരിക്കാൻ അയാൾക്കാഗ്രഹം ഉണ്ടാകും പക്ഷെ അയാൾക്ക് സമയം കിട്ടാത്തതെന്ന് പറയാൻ നേരം അയാൾ ഇങ്ങനെ സമയം എടുക്കുന്നത് അയാളെ ജോലീന്ന് കളയു ആയിരിക്കു ചിലപ്പോ അയാളുടെ അത്രൊ അത്രോം demand ഉള്ള ജോലി ആയോണ്ടായിരിക്കും പക്ഷെ നമ്മക്ക് അയാളെ അങ്ങനെ കുറ്റം പറയാനും പറ്റില്ല അയാൾ അയാളുടെ പരമാവധി കയ്യോ നോക്ക് എന്ന് പറഞ്ഞ് എല്ലാ ജോലിയിലും നമുക്ക് സമയം അഹ് മാറ്റിവെക്കാൻ പറ്റും എന്നല്ലല്ല ചിലവർ നിക്കൂല്ല പക്ഷേ മിക്ക ജോലികളും നമുക്ക് മാറ്റിവെക്കാൻ പറ്റും പക്ഷേ ചിലവർ അത് മാറ്റാനുള്ള സമയം കണ്ടെത്തുകയില്ല പക്ഷെ ഗുരു ത്തുല്ലാതെ കഷ്ട്ടപ്പെടുന്നവരുടെ കുടുംബക്കാർക്ക് വേണ്ടി തന്നെയാണ് അവർക്കത് ചെയ്യാൻ പറ്റുന്നത്ര അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനെ ചിലവർക്ക് അവരുടെ emotion ഒ ഓരോ കാര്യങ്ങളും പ്രകടിപ്പിക്കാനു അറിയാൻ പറ്റൂല്ല എന്ന് പറയാനേരം ജോലിക്ക് വേണ്ടി അവരെ കുടുംബം അത് ശരിക്കും ഒരു നല്ല കാര്യം തന്നെ പക്ഷെ ഓരോരുത്തർക്ക് അവരുടെ ആശയങ്ങൾ പലതായിരിക്കും എന്ന് പറയാൻ നേരം ഏർ നമുക്കിഷ്ട്ടുള്ള എന്ന് പറയാൻ നേരം നമുക്കെന്തെലു ആവശ്യം വരാൻ നേരം നമുക്കെന്തേലു വാങ്ങി തരാൻ ആയിരിക്കു ചേലോർക്കുന്ന് പറയാൻ നേരം എന്തെലു ആവശ്യം വരാൻ നേരം അവരുടൊപ്പം കൂടെ നിക്കാനായിരിക്കും അങ്ങനെ പല പല ആഗ്രഹങ്ങളായിരിക്കു ഓരോരാൾക്ക് ഉള്ളത് അവരുടെ ആഗ്രഹങ്ങളെന്താന്ന് മറ്റയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താ ഒന്നും ചെയ്യാൻ പറ്റൂല്ലാല്ലോ അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മക്ക് നമ്മ അവർക്ക് ഒന്നും കൊടുത്തതല്ലാത്ത രീതിയിലായിരിക്കു അപ്പൊ അച്ചന്മാർക്കോ അതോ ഈ ജോലി എടുക്കുന്നവർക്കോ എന്താന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരെ നമുക്ക് ഒന്നും പറയാനും പറ്റില്ല അതെ അതെ അത് ശരിയാണ് ഓ താങ്കൾക്ക് എന്താ വേറെ ചോദിക്കാനുള്ളത്

ഇപ്പൊ ഇയ ഒരു ഏർ ഉം job ന്റെ ഏർ teacher ന്റെ ജോലിയായിരുന്നാൽ പോലും അതിന്റെ notification വിളിച്ച് കഴിഞ്ഞാൽ അത് അവര് പഠിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു notification വിളിക്കണംന്നില്ല ചിലപ്പോ രണ്ട്‍ വര്‍ഷം കഴിഞ്ഞായിരിക്കും രണ്ടായിരത്തി പതിനഞ്ചില് നടത്തിയ exam ന്റെ ആ ഒരു ഏർ job ന്റെ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയങ്ങളിലായിരിക്കും മൂന്ന് നാല് വർഷം കഴിഞ്ഞായിരിക്കും അതാ അത് പോലെ തന്നെ